ആ കുട്ടിക്ക് എല്ലാവരും പല പല സാധങ്ങൾ കൊണ്ടന്നതു കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ലഭിച്ചു പിന്നെ ആ കുട്ടിക് ഒരു പന്ത് കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ലഭിച്ചിരുന്നു പിന്നെ ഞങ്ങളുടെ നോമ്പുതുറ പറഞ്ഞതുപോലെ ഏർ മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ളവർ

നോമ്പുതുറ യായിരുന്നു

ഞങ്ങളുടെ food അതുകൊണ്ടു തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു

അവ അവൾക്കും കുറെ dress കളും കളിപ്പാട്ടങ്ങളും അതൊക്കെ കളിക്കാൻ പറ്റിയിരുന്നു

ഞാൻ ഇനി അടുത്ത class ൽ വരാം എന്ന് പറഞ്ഞു ഞാൻ നിറുത്തുന്നു. നമ്മൾ ഈ ലോകമെമ്പാടുമുള്ള ജനതയെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചു എന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. ഈ video കാണുന്ന ഭൂരിഭാഗം പേർക്കും corona വന്നിട്ടുണ്ടാകും. ഒരുപാടു പേർക്ക് തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ corona കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അവർ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാകും. ഈ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ corona യ്ക്ക് കീഴ്പ്പെട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ദാരുണമായിട്ടുള്ള മരണമായിരുന്നു പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് oxygen supply ഇല്ലാതെ വന്നു. ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചവർ അനേകമാണ്. മറ്റു പ്രശ്നങ്ങൾ വന്നു മരിച്ചവർ അനേകമാണ്. അങ്ങനങ്ങനെ നീളുകയാണ് corona യുടെ ദുരന്തങ്ങൾ. അല്ലേ? അതുകൊണ്ടുതന്നെ ഈ ലോകമെമ്പാടുമുള്ള ജനത ഇതു കാരണം ഒരുപാട് അനുഭവിച്ചതു കൊണ്ടുതന്നെ നമ്മളും നിങ്ങളും ഓരോരുത്തരും ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടിയതുകൊണ്ടു തന്നെ ഇന്നലെ പുറത്തുവന്നിട്ടുള്ള ഒരു വാർത്ത അത്ര ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ട ഒന്നാണ്. അതിനെ പറ്റിയിട്ട് വളരെ serious ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒന്നാണ്. ചൈനയിലെ വുഹാൻ എന്നു പറഞ്ഞ സ്ഥലത്തുള്ള virologylab ൽ work ചെയ്തിട്ടുള്ള ഒരു യു എസ് based ആയിട്ടുള്ള scientist ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. corona എന്നു പറയുന്നത് naturally വന്നിട്ടുള്ളതല്ല, മറിച്ച് മനുഷ്യനിർമ്മിതമായിട്ടുള്ള, ചൈനയിലെ വുഹാൻ ലാബിൽ നിർമ്മിച്ചിട്ടുള്ള virus ആണെന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഒന്ന് flash back ലേക്ക് പോകാം, അല്ലേ? ഇപ്പോൾ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഈ ഒരു corona യുടെ ഉൽഭവകേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മള് എങ്ങനെയാണ് പറയുക? അല്ലെങ്കിൽ corona എങ്ങനെ ഉണ്ടായി? എങ്ങനെയാണ് ആദ്യമായിട്ടത് report ചെയ്യപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ, എന്താ പറയുക? ങ്ഹാ, ചൈനയിൽ വുഹാൻ എന്നു പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ ഒരു ഇറച്ചി market ൽ ആണ് ഇത് ആദ്യമായി കണ്ടെത്തിയെന്നുള്ളതാണ് അല്ലേ? അവിടുത്തെ ഒരു meat market ൽ. പക്ഷേ ഈ meat market ൽ ആണിത് കണ്ടെത്തിയത് meat market ~meat market ആണിതിന്റെ ഉൽഭവകേന്ദ്രം എന്ന് ഈ ലോകത്തെ മൊത്തം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചതാരാണ്? ഇതേ ചൈന തന്നെയാണ്. അല്ലേ? അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ covid nineteen ലോകമെമ്പാടും പരക്കുകയാണ്. ഒരുപാട് പേര് മരണപ്പെട്ടു. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കും കീഴടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് theories പലയിടത്തു നിന്നായിട്ട് പൊങ്ങിവരാൻ തുടങ്ങി. ഇത് എന്നു പറയുന്നത് വുഹാനിലെ ഇറച്ചി market ൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ള അല്ലെങ്കിൽ അവിടെന്ന് എഹ് spread ചെയ്തിട്ടുള്ള virus ഒന്നുമല്ല. മറിച്ച് വുഹാനിലുള്ള ഒരു virology lab ഉണ്ട്. അവിടെ മനുഷ്യ നിർമ്മിതമായിട്ട് അവിടുത്തെ ചില scientist കൾ ചേർന്ന് നിർമ്മിച്ച ഒരു virus അല്ലെങ്കിൽ സാധാരണ ഒരു virus നെ എടുത്തിട്ട് ജനിതകമാറ്റം വരുത്തി ഇങ്ങനെ ഒരു virus ആക്കി. anyway മനുഷ്യൻ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു virus ആണെന്നും ആ ഒരു lab ൽ നിന്നും ചാടിപ്പോയതാണെന്നുമൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് theories ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് സംഭവിച്ചിട്ടുള്ള കാര്യം എന്തെന്നു പറഞ്ഞുകഴിഞ്ഞാൽ പല വ്യക്തമായിട്ട് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതു കാരണവും മാത്രമല്ല, covid എന്നു പറയുന്ന ഒരു മഹാമാരി ഇങ്ങനെ പടർന്ന് ഒരുപാ~നമ്മുടെ കേരളത്തിലടക്കം ഒരുപാട് പേര് മരിച്ചു. ആണല്ലേ അപ്പോ ഇതുപോലുള്ള വാർത്തകളെ conspiracy theory ആയിട്ട് ആൾക്കാർ കണ്ട് തള്ളിക്കളയുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ടുതന്നെ ഇതാരും കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പോലുള്ള ദേശീയ മാധ്യമങ്ങൾ വളരെ evidence ഓടുകൂടി ഈ കാര്യം report ചെയ്തിട്ടുണ്ടെങ്കിലും അവരെപ്പോലും ചെയ്തു കളയുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇന്നലെ പുറത്തുവന്നിട്ടുള്ള ഒരു വാർത്ത എന്താണെന്നു നോക്കാം. എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ ഏഴാം അറിവ് എന്നു പറയുന്ന ഒരു cinema യാണ്. അതുപോലെ അപ്പോൾ അതിനകത്ത് കാണിക്കുന്നത് ചൈന ഒരു biological warfare നടത്തുന്നതായിട്ടാണ്. അവിടുന്ന് ഒരാൾ ഇവിടെ കൊണ്ട് virus spread ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേര് virus ന് കീഴ്പ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയാണ് അല്ലേ? എന്തായാലും ഇന്നലെ പുറത്തുവന്നിട്ടുള്ള വാർത്ത ഒരു scientist ഒരു വെളിപ്പെടുത്തൽ നടത്തി. ആ scientist ന്റെ പേര് ആൻഡ്രൂ ഹഫ്. ഇദ്ദേഹം യു എസ് based ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം ചൈനക്കെതിരെ ആരോപണം പറഞ്ഞിട്ട് യു എസിനെ support ചെയ്യുകയാണെന്ന്. ഇപ്പോൾ യു എസും ചൈനയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ചൈനയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പറയുവാ അല്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം അല്ലേ? പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള clear ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതായത്, അദ്ദേഹത്തിൻറെ ഒരു പുതിയ book ഉണ്ട്. ദ ട്രൂത്ത് എബൗട്ട് വുഹാൻ എന്നാണ് ആ book ന്റെ പേര്. അത് publish ചെയ്തിട്ടില്ല. പക്ഷേ സൺ എന്നുപറയുന്ന ഒരു ബ്രിട്ടീഷ് മാധ്യമം ഉണ്ട്.

അതുമായിട്ട് ബന്ധപ്പെടുന്ന അസുഖങ്ങൾ ഒക്കെ ആയിട്ട് അതിനെപ്പറ്റി പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം എക്കോ ഹെൽത്ത് അലയൻസ് എന്ന് പറയുന്ന ഒരു യു എസ് based ആയിട്ടുള്ള NGO ഉണ്ട് non governmental organization ഉണ്ട്. ആ ഒരു NGO യുടെ ഉദ്ദേശം ഇതു തന്നെയാണ് ഈയൊരു പകർച്ചവ്യാധികളെ പറ്റിയും മറ്റ് virus കളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന മറ്റു disease കളെ പറ്റിയുമൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഈയൊരു NGO യുടെ ലക്ഷ്യം. അതിൻറെ vice president ആയിട്ട് രണ്ടായിരത്തി പതിനാലു മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ ഒരു eco health alliance ും വുഹാൻ lab ഉം വളരെ ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതു മാത്രമല്ല ഈയൊരു ആൻഡ്രൂ ഹഫ് വുഹാനിലെ lab ൽ ഈയൊരു virology യെ പറ്റി പഠിക്കാൻ ആയിട്ട് അവിടെ കുറെ നാൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രത്യേകം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻറെ മേഖല എന്നു പറയുന്നത് ഈ ഒരു covid ninteteen vaccine ഒക്കെ ആയിരുന്നു. അതായത് വിവാദം ആയിട്ടുള്ള വുഹാനിലെ virology lab ഉണ്ടല്ലോ. അവിടെ നിന്നാണ് ഈ വൈറസ് ചാടി പോയത് എന്നു പറഞ്ഞു ഇപ്പോൾ ആരോപണം ഉണ്ടായിരുന്നല്ലോ. ആരോപണ വിധേയമായിട്ടുള്ള lab ൽ പ്രവർത്തിച്ചിട്ടുള്ള ഈയൊരു scientist ആൻഡ്രൂ ഹഫ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു എന്ത് ~ എന്താ പറയുക, എക്കോ ഹെൽത്ത് അലയൻസ് ഉണ്ടല്ലോ. ഇതിന് fund ചെയ്യുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ ദേശീയ ഹെൽത്ത് ഏജൻസി ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആണ് ഈയൊരു ecohealth നു fund ചെയ്യുന്നത്. അതായത് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയെ തന്നെയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാവർക്കും തോന്നിയ സംശയമാണ്, ഒരു അമേരിക്കക്കാരൻ ആയിട്ടുള്ള scientist ചൈനയെ കുറ്റം പറയുമ്പോഴേക്കും അത് അദ്ദേഹത്തിൻറെ രാജ്യത്തിന് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലേ ഇത് പറയുന്നത് എന്നാണ് അല്ലേ പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറർ ആക്രമണത്തിന് ശേഷം ശേഷമുള്ള അമേരിക്കയിലെ intelligence ന്റെ ഏറ്റവും വലിയ പരാജയം ആയിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. അതായത് അമേരിക്കയെ തന്നെ ഇദ്ദേഹം കുറ്റം പറയുന്നുണ്ട്. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ ഈയൊരു virus എന്നുപറയുന്നത് വുഹാനിലെ lab ൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പല experiment കൾക്കും വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ്. ഇതിനെ gyno function എന്നാണ് വിളിക്കുന്നത്. എന്താണ് gyno function എന്ന് നോക്കുകയാണെങ്കിൽ

naturally തന്നെ പ്രകൃതിദത്തമായി തന്നെ അതിനെ ശക്തിയാർജിച്ച് വളരെ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ആയിട്ടും മാറാം അല്ലേ. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അങ്ങനത്തെ virus നെ എത്രത്തോളം ആഘാതം, പ്രഹരം ഉണ്ടാക്കാൻ പറ്റും തുടങ്ങിയവയെ പറ്റി പഠിക്കാൻ ആണ് genome function ഉപയോഗിക്കുന്നത് അതായത് ചെറിയൊരു virus നെ എടുത്തിട്ട് ചെറിയ ശക്തിയുള്ള virus നെ എടുത്തിട്ട് അതിൻറെ ശക്തി കൂട്ടിയിട്ട് അതിൻറെ പുറത്ത് പരീക്ഷണം നടത്തുന്നു അല്ലേ? അങ്ങനെ naturally occuring ആയിട്ടുള്ള ശക്തികുറഞ്ഞ SARS virus എടുത്തിട്ട് അതിൻറെ മേത്ത് പരീക്ഷണം നടത്തിയിട്ട് പലതരത്തിലുള്ള ജനിതകമാറ്റം ഒക്കെ വരുത്തിയിട്ട് ആ lab ൽ ഇവർ genome function ന് വേണ്ടി പഠിക്കാൻ ഉപയോഗിച്ച് ഒരു തരം virus ആയിരുന്നു നമുക്കെല്ലാം നാശം വിധിച്ചിട്ടുള്ള covid nineteen എന്നുപറയുന്ന ആ virus. അത് ആ lab ൽ നിന്നാണ് ചാടി പോയത് എന്ന കാര്യമാണ് ഈയൊരു ആൻഡ് ഹഫ് പറയുന്നത്. അദ്ദേഹം blame ചെയ്യുന്നത് ചൈന ഈ ഒരു വുഹാൻ lab നെയും അതോടൊപ്പം അമേരിക്കയെയും കൂടിയാണ്. അമേരിക്കയുടെ national health agency യാണ് ഈയൊരു eco health alliance നു വേണ്ടി fund ചെയ്യുന്നത് eco health alliance ആണ് വുഹാൻ lab മായി ചേർന്ന് പ്രവർത്തിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളും ഈയൊരു sun എന്ന് പറയുന്ന മാധ്യമം അദ്ദേഹം~അദ്ദേഹത്തെ ഉദ്ധരിച്ച് report ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചൈന ഈ ലോകത്തെ പറഞ്ഞു പഠിപ്പിച്ചത് വുഹാനിലുള്ള ഇറച്ചി market അവിടെ പ്രധാനമായിട്ടും വവ്വാലിനെ ഒക്കെ വിൽക്കുമായിരുന്നു, ചൈനക്കാർ വവ്വാലിനെ ഒക്കെ മേടിച്ചു കറിവെച്ച് ഒക്കെ തിന്നും. അത് അവർ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്തായാലും ഈ ഒരു ഇറച്ചി market ൽ നിന്ന് ഈ വവ്വാലുകൾ വഴിയോ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും ആയിട്ടാണ് corona പടർന്നത് എന്നുള്ള കാര്യം ആണ്. അല്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈയൊരു ചൈനയിലെ agency കൾ ഈ പറയുന്ന health agency കൾ മുപ്പതോളം വരുന്ന ജന്തുവർഗങ്ങളിൽ നിന്ന് ആയിട്ട് എൺപതിനായിരത്തോളം വരുന്ന samples പരിശോധിച്ചു, എത്ര? എൺപതിനായിരത്തോളം വരുന്ന samples വുഹാനിലെ market ൽ നിന്നും അതിൻറെ പരിസര പ്രദേശങ്ങളിൽ നിന്നും collect ചെയ്ത് പരിശോധിക്കുകയുണ്ടായി. അപ്പൊ ഇതിൽ നിന്ന് എത്രത്തോളം positive case കൾ report ചെയ്യപ്പെട്ടു എന്ന് നോക്കുകയാണെങ്കിൽ പൂജ്യം case കളാണ് report ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എൺപതിനായിരത്തോളം വരുന്ന sample പരിശോധിച്ചിട്ടും അവർക്ക് ഒറ്റ case കൾ പോലും അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഈ theory യുടെ കുറച്ച് പരിശോധിക്കാം. രണ്ടായിരത്തി ഇരുപത്തൊന്ന് may പതിനാലാം തീയതി ഒരു group of അമേരിക്കൻ journalist കൾ science എന്ന് പറയുന്ന ഒരു journal ഒരു article publish ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുമായി ബന്ധപ്പെടുന്ന ഒന്നായിരുന്നു. ഒരുപക്ഷേ ഈ corona എന്നു പറയുന്നത് lab ൽ നിന്ന് leak യി പോയേക്കാവുന്ന virus ആയിരിക്കാം, lab ൽ നിന്ന് ചാടി പോയിട്ടുള്ളത് ആയിരിക്കാം എന്നുള്ള തുടങ്ങിയ ലേഖനമായിരുന്നു അങ്ങനെ ഇതും ആയിട്ട് ബന്ധപ്പെട്ട് യുഎസ് president ആയിട്ടുള്ള ജോ ബൈഡൻ ഒരു അന്വേഷണം, ഇതിനെ പറ്റി ഒരു അന്വേഷണം നടത്തണം എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പക്ഷേ യുഎസ് agencies, യുഎസ് health agencies പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള evidence കൾ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ലഭ്യമല്ല എന്നുള്ള കാര്യം ആയിരുന്നു. ജോ ബൈഡനെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വുഹാനിലെ virology institute എന്നുപറയുന്നത് വളരെ high security ആയിട്ടുള്ള ഒരു bio safety lab ണ്. പ്രധാനമായിട്ടും virus കളെ പറ്റിയിട്ടും അതുപോലെതന്നെ genome function തുടങ്ങി ഒരുപാട് experiment കൾ അവിടെ നടത്താറുണ്ട്. ഇത് എന്ന് പറയുന്നത് ഈ sea food market ഉണ്ടല്ലോ ഈ ഒരു meat market ഉണ്ടല്ലോ അതിൽ നിന്ന് അഞ്ചു kilometre ദൂരത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇത് നടത്തുന്നത് അല്ലെങ്കിൽ ഇത് own ചെയ്യുന്നത് state owned ആയിട്ടുള്ള chinese academy of sciences ആണ്. ആ ഒരു academy യുടെ കീഴിൽ ആണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിനകത്ത് ആയിരത്തിഅഞ്ഞൂറോളം വരുന്ന വളരെ heavy ആയിട്ട് വരുന്ന virus കൾ ഉണ്ടെന്നും അതിനെപ്പറ്റിയിട്ട് അവർ അകത്ത് പരീക്ഷണങ്ങൾ നടത്തുന്നു~ നടത്തുന്നുണ്ട് ഇത് ഉള്ള report കൾ ഒക്കെ പുറത്തു വരാറുണ്ട്. ഇവർ പലതരത്തിലുള്ള experiment കൾ ഒക്കെ നടത്തിയിട്ട് പലപ്പോഴും സംശയത്തിന്റെ നിഴലിൽ ആകാറുണ്ട്. രണ്ടായിരത്തഞ്ചിലാണ് ഇവർ sars corona virus നെ പറ്റിയിട്ട് ഒരു report പ്രസിദ്ധീകരിച്ചിരുന്നു. അതാണ് സാധാരണ ഗതിയിൽ ഈ പറയുന്ന respiratory പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ SARS virus ങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചൈനയിലെ horse shoe bat കൾ, ഒരുതരത്തിലുള്ള പ്രത്യേകതരം വവ്വാലുകൾ ആണ് ഈ പറയുന്ന horse shoe bat എന്നു പറയുന്നത്. ഈ horse shoe bat ണ് ഇത്തരം virus കളുടെ carrier എന്ന് പറഞ്ഞുകൊണ്ട് ഇത് samples collect ചെയ്യാൻ തുടങ്ങിയതാണ്. രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിൻറെ samples പ്രധാനമായിട്ടും collect ചെയ്യുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ collect ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു abandoned ആയിട്ടുള്ള ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ഖനി ഉണ്ട്. ആ ഖനിയിൽ അതിൻറെ അടുത്തുള്ള കുറച്ച് ആൾക്കാർക്ക്, അല്ലെങ്കിൽ അവിടെ clean ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് pneumonia പകർന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയുണ്ട്. അതിനെ തുടർന്ന് അവിടുന്ന് ഈ പറയുന്ന വവ്വാലുകളുടെ വിസർജ്യവസ്തുക്കൾ ഇവര് collect ചെയ്യുകയാണ്. അതിൽനിന്ന് ഒരു virus കണ്ടെത്തിയിട്ട് ആണ് ആ virus ന് പേരിട്ടിട്ടുള്ളത്. rac three one one three എന്നുള്ളത് ആയിരുന്നു. വർഷം രണ്ടായിരത്തി പതിനാലിലാണ് അമേരിക്ക രംഗപ്രവേശനം ചെയ്യുന്നത്, എക്കോ ഹെൽത്ത് അലയൻസിലൂടെ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൈകോർക്കുകയാണ്. ആര്? അമേരിക്കയും ഈ പറയുന്ന വുഹാൻ lab കൂടി കൈ കോർത്തിട്ട് പരീക്ഷണങ്ങൾ അവരെ നടത്തിയിട്ടുള്ള പരീക്ഷണമാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. genome function ചെറിയ ശക്തിയുള്ള virus നെ എടുത്തിട്ട് അതിനു ജനിതക മാറ്റം വരുത്തിയിട്ട് വളരെ dangerous ആയിട്ടുള്ള വളരെ അപകടകാരിയായിട്ടുള്ള virus ആക്കി മാറ്റുക. എന്നിട്ട് അതിൻറെ പുറത്ത് പരീക്ഷണം നടത്തുക. അപ്പോൾ ഇതിൻറെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപക്ഷേ ഇത് mutate ചെയ്തു അപകട~ അപകടകരമായേക്കാമെങ്കിൽ എങ്ങനെ നമുക്ക് തടയാം അപ്പോൾ ആ ഒരു virus നെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അമേരിക്ക പിന്നീട് ഈ ഒരു project suspend ചെയ്യുകയാണുണ്ടായത്. ബറാക് ഒബാമയുടെ ബറാക് ഒബാമയുടെ കാലത്തായിരുന്നു ഇത് suspend ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ secretly അതായത് നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ മേശയുടെ അടിയിൽ കൂടെ അമേരിക്ക വീണ്ടും ഈ ഒരു വുഹാൻ lab ൽ fund ചെയ്തുകൊണ്ടേയിരുന്നു. വർഷം രണ്ടായിരത്തി പതിനാലിൽ വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അലർജി ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസ് അതിൻറെ തലവനായിട്ട് ഉണ്ടായിരുന്നത് doctor ആൻറണി ഫൗസി ആയിരുന്നു. ആൻറണി ഫൗസി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള എക്കോ ഹെൽത്ത് അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO ഉണ്ടല്ലോ, അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു. അതിൻറെ vice president ആയിട്ടുള്ള ആളായിരുന്നു. ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ആൻഡ്രൂ ഹഫ് ഈ പറയുന്ന എക്കോ ഹെൽത്ത് അലയൻസിന് മൂന്ന് point നാല് million US dollar fund ചെയ്യാൻ ഈ എക്കോ ഹെൽത്ത് അലയൻസ് ചെയ്യുന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ fund ലെ നല്ലൊരു ശതമാനം അതായത് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആറു ലക്ഷത്തോളം വരുന്ന US dollars ആർക്കാ കൊടുത്തത്? ഈ വുഹാൻ lab ലേക്ക്. അപ്പോൾ indirectly അമേരിക്ക through അമേരിക്കയുടെ national agency വഴി through funding പോയിട്ടുണ്ടായിരുന്നത് വുഹാനിലെ lab ലോട്ട് ആയിരുന്നു. ഇനി നമ്മൾ പെട്ടെന്ന് രണ്ടായിരത്തിഇരുപത്തിലേയ്ക്ക് വരികയാണെങ്കിൽ corona മനുഷ്യനിർമ്മിതമാണെന്ന് ലോകരാജ്യങ്ങൾ പറയുമ്പോൾ തന്നെ ഏറ്റവും ആധികാരികമായിട്ട് എടുത്തിട്ടുള്ളത് doctor ലീ മിങ് യാങ്ങിനെ ആയിരുന്നു അല്ലേ? അവര് പറഞ്ഞത് ഒരു Email ഉദ്ധരിച്ചുകൊണ്ട് മാത്രമല്ല അവർ ഒരു ചൈനീസ് virologist ആയിരുന്നു. ചൈനയിൽ തന്നെയുള്ള ഒരു virology യിൽ work ചെയ്തിരുന്ന ഒരു ആളു തന്നെയായിരുന്നു അവർ യുഎസിൽ ചെന്നിട്ടാണ് ഈ ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ ഉദ്ധരിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോഴേക്കും ഒരു Email പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ email എന്നുപറയുന്നത് ഈ പറയുന്ന എക്കോ ഹെൽത്ത് അലയൻസിന്റെ president യിട്ടുള്ള പീറ്റർ ഡയേസി ആൻറണി ഫൗസിക്ക് എഴുതിയിട്ടുള്ള ഒരു email ആയിരുന്നു. ആൻറണി ഫൗസി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അലർജി ആൻഡ് ആ ഒരു സംഭവത്തിന്റെ director ണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരം, ഇങ്ങനെയായിരുന്നു ആൻറണി, നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള statement നന്നായി അതിന് വലിയൊരു thankfulness വലിയൊരു നന്ദി ഞാൻ പറയുകയാണ്. പുള്ളി എന്താണ് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത് ഈ corona എന്നു പറയുന്നത് മനുഷ്യനിർമിതം അല്ല അങ്ങനെ പറയണമെങ്കിൽ ഒരുപാട് scientific വേണം scientific evidence വേണം. എന്നുപറഞ്ഞുകൊണ്ട് ആൻറണി ഫൗസി ഒരു statement പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ statement നു നന്ദി അറിയിച്ചുകൊണ്ട് എക്കോ ഹെൽത്ത് അലയൻസ് പ്രസിഡൻറ് പീറ്റർ ഡയേസി അയച്ചിട്ടുള്ള email ആയിരുന്നു. അപ്പോൾ അതിനെ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റ് ഒരുപാട് തെളിവുകൾ മുൻപോട്ടു വച്ചുകൊണ്ട് doctor ലീ മിങ് യാങ്ങിനെപ്പോലെയുള്ള ഒരുപാടുപേർ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ചൈന ഇവരെയെല്ലാം ചെയ്യുകയായിരുന്നു. മറ്റൊരു doctor ഇതുമായി ബന്ധപ്പെട്ട് കുറവാണ് എന്നു പറയുന്നത് ഭയങ്കര മാരകമാണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് വീ ചാറ്റ് വീ ഫോർ സംതിങ് പ്ലാറ്റ്‌ഫോമിൽ പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ doctor അറസ്റ്റ് ചെയ്യുകയുണ്ടായി അയ്യായിരക്കണക്കിന് ആളുകളെ arrest ചെയ്യുകയോ അല്ലെങ്കിൽ നിർബന്ധിത quarantine ൽ വിടുകയോ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വരാം. രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയുടെ president ആയിരുന്ന ബറാക് ഒബാമ ഒരു speech നടത്തിയിട്ട് ഉണ്ടായിരുന്നു. അഞ്ചുവർഷത്തിനുള്ളിൽ ഒരുപക്ഷേ spanish flu നെക്കാളും ഒരുപാട് ഒരുപാട് ഒരുപാട് ഇരട്ടി ശക്തിയുള്ള മറ്റൊരു മഹാമാരി വന്നേക്കാം. നമ്മളെല്ലാവരും കരുതിയിരിക്കേണ്ട ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ coincidence ആയിരിക്കാം അദ്ദേഹം ചുമ്മാ പറഞ്ഞത് ഒരു പക്ഷെ സംഭവിച്ചത് ആയിരിക്കാം coincidence അല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻറെ ദീർഘവീക്ഷണം ആയിരിക്കാം. അതോ അദ്ദേഹത്തിന് അറിയാമായിരുന്നോ ഇതുപോലുള്ള ഒരു പരീക്ഷണം അവിടെ നടക്കുന്നുണ്ടെന്നും അത് leak ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. ഇനിയാണ് ഏറ്റവും വലിയ ഒരു evidence ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി പത്തൊൻപത് november മാസത്തിൽ

എന്നുള്ള തരത്തിലാണ് intelligence പറയുന്നത്. അങ്ങനെ തൊട്ടടുത്ത മാസം തന്നെ corona report ചെയ്യപ്പെടുകയാണ്. ഈയൊരു corona patients നിന്ന് collect ചെയ്തിട്ടുള്ള sample ഈ ചൈനയിലെ flat എന്നറിയപ്പെടുന്ന doctor ഷി സെങ്ഗ്ലിക്ക് മിൽക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. doctor ഷി സെങ്ഗ്ലി ആയിരുന്നു അപ്പോൾ

അതും ആയിട്ട് തൊണ്ണൂറ്റാറ് point രണ്ടു ശതമാനം സാമ്യമുള്ള virus ണ് ഇപ്പോൾ ആ ഒരു രോഗിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്~ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ആയിരുന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആയി പിന്നീട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം പിന്നീട് അടുത്ത മാസങ്ങളിൽ ഇത് വലിയ വ്യാപകമായി പടർന്നു പിടിക്കുകയാണ്. ലോകരാജ്യങ്ങൾ മൊത്തം corona പടർന്നു പിടിച്ചു ആകെമൊത്തം ദുരന്തത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം പല തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തുവരികയാണ്. ചൈനയിൽ നിന്നു തന്നെ അതായത് ചൈനീസ് ജനതയും ചൈനീസ് virologist കളും doctors സും ഇതിനെപ്പറ്റി മിണ്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ അടിച്ചൊതുക്കുന്ന രീതിയായിരുന്നു കാണാൻ പറ്റിയത്. അയ്യായിരക്കണക്കിന് വരുന്ന ആൾക്കാരെ അഹ് അതിന് ഇതു വ്യാപകമായി പടർന്നു പിടിച്ചതിനു ശേഷം പലതരത്തിലുള്ള ആരോപണങ്ങൾ ചൈനക്കെതിരെ വരികയാണ്. ചൈനയുടെ അകത്ത് തന്നെയുള്ള virologist കളും doctors സും തന്നെ ഈയൊരു വുഹാൻ lab നെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടുവരികയാണ്. പക്ഷേ പിന്നീട് ഒന്നും അവരെപ്പറ്റി ഒരു വിവരങ്ങളും നമ്മൾ കണ്ടില്ല അവരെയൊക്കെ അടിച്ചൊതുക്കി വയ്ക്കുന്നതായിട്ടാണ്, അടിച്ചമർത്തി വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സംഭവിച്ച കാര്യം ഇതിനെ chinese virus എന്ന് വിളിച്ചപ്പോഴേക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ director അടക്കം പറയുകയാണ് അയ്യോ ഇത് chinese virus എന്നൊന്നും വിളിക്കരുത്. അങ്ങനെയൊന്നും വിളിക്കുന്നത് ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ. മാത്രമല്ല ഏറ്റവും ആധികാരികമായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു medical journal ആണ് ലാൻസെറ്റ് എന്നുള്ളത്. ലാൻസെറ്റ് പറയുകയാണ് ഇത് വുഹാനിൽ നിന്ന് lab ൽ നിന്ന് ചാടി പോയ virus ഒന്നുമല്ല ഇത് naturally തന്നെ വന്നതാണ് തുടങ്ങിയ ഒരു ലേഖനം ഇറക്കുകയാണ്. അങ്ങനെ ലോകമെമ്പാടുമുള്ള ജനത അതിനെ follow ചെയ്യുകയാണ്. ഈയൊരു lab leak theory ഒരു complete conspirency theory ആയിട്ട് തള്ളിക്കളയുകയാണ്. ഇതിനെപ്പറ്റി report ചെയ്തിട്ടുള്ള പല ആധികാരികമായ മാധ്യമങ്ങളെയും ഇപ്പോൾ facebook ൽ തന്നെ false information എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്ന ഒരു സംഭവമുണ്ട്, instagram ൽ തന്നെ. അങ്ങനെ കാണിച്ചു വരുന്ന അവരുടെ video ഒക്കെ terminate ചെയ്തു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ മാറുകയാണ്. പക്ഷേ ultimately ഈ പറയുന്ന virus കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന മഹാമാരി കാരണം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ വളരെ ദാരുണം ആയിട്ടുള്ള മരണത്തിന് കീഴടങ്ങുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ പോലും എത്രത്തോളം ബുദ്ധിമുട്ടി എന്ന് നമുക്ക് അറിയാം അല്ലേ? oxygen ന്റെ ലഭ്യത കുറവ്, oxygen ലഭ്യത കുറവ് കാരണം മാത്രം ഒരുപാട് പേർ മരിച്ചു ഇന്ത്യയിൽ മാത്രമല്ല ഒരുപാട്

lock down ൽ ഏർപ്പെട്ടു. ഒരുപാട് പേർക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായി. ഭക്ഷണത്തിനു വേണ്ടിയിട്ട് ഒരു അന്നത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഒരുപാട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു അങ്ങനെ വലിയ ദുരന്തങ്ങളിലേക്ക് പോവുകയുണ്ടായി അല്ലേ പക്ഷേ ഇതിനെയൊക്കെ കാരണക്കാര്, ഇത്രയും വലിയ ലോകമെമ്പാടുമുള്ള ഇത്രയും വലിയ ദുരന്തത്തിന് കാരണക്കാർ ചൈന ആണെന്നുള്ള ഈയൊരു വാദങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ പുറത്തുവന്നു കൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കുക ഇന്നലെ വന്ന report പ്രകാരം അതിൽ വന്നിരിക്കുന്ന report പ്രകാരം ഇതാണ് സത്യമെങ്കിൽ ഇതാണ് സത്യം എന്നോ അല്ലെങ്കിൽ ഇതാണ് കള്ളം എന്നോ എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. എനിക്ക് ലഭ്യമായിട്ടുള്ള datas ഉം ലേഖനങ്ങളും just explain ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മാധ്യമം ഇങ്ങനെ report ചെയ്യുന്നു. അത്രമാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒരുപക്ഷേ അത് സത്യമാണെങ്കിൽ ചൈന ഈ ലോകത്തോട് ചെയ്തത് എത്ര വലിയ ക്രൂരത ആയിരിക്കും? അപ്പോൾ ആൻഡ്രൂസ് ഹഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന വുഹാനിലെ lab ൽ നല്ല കൃത്യം ആയിട്ടുള്ള safety equipments, safety measures ഒന്നുമില്ല. ഇത്ര വലിയ heavy ആയിട്ടുള്ള virus നെ പുറത്തേക്ക് ചാടി പോകാതെ അത്രയും വളരെ risky ആയിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഇത്. പക്ഷെ കാര്യം ആയിട്ടുള്ള safety measures ഒന്നും കൊടുക്കാറില്ല അത്രത്തോളം ഒരു അവജ്ഞയോടെയാണ് അവർ ഈയൊരു lab experiment ചെയ്തിരുന്നത് അങ്ങനെയാണ് അത് ചാടി പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു lab ൽ corona virus ന് genetically modify ചെയ്തിട്ട് മറ്റ് species കളെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ആ ഒരു lab മാറ്റാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളും ദ സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് മാധ്യമം അദ്ദേഹത്തെ ഉദ്ധരിച്ച് report ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി എന്ന് നിങ്ങളുടെ അഭിപ്രായം? എന്തൊക്കെയായാലും വലിയ ഒരു ദുരന്തമാണ് ഇത് കാരണം ഉണ്ടായത്. ചൈനയിൽ ഇപ്പോൾ വീണ്ടും വലിയൊരു outbreak നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ ഒന്നും പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല വലിയ വിഷയമാണ് ചൈനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. twitter നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ correct കാര്യങ്ങൾ അറിയാം. നമ്മുടെ മാധ്യമങ്ങളും അതിനെപ്പറ്റി കാര്യമായിട്ട് report ചെയ്യുന്നില്ല. ഏതായാലും ഇതൊക്കെയാണ് ഇന്നലെ വന്ന ആ report നെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ മറ്റൊരു video യും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം education

നമസ്കാരം തുടർക്കണിയായി അറുതിയില്ലാത്ത അടിമകൾ ഇഞ്ചിപ്പാടങ്ങളിലെ ആദിവാസികളുടെ നിലവിളി കർണാടകയിലെ ഇഞ്ചി പാഠങ്ങളിലെ ആദിവാസികളുടെ അടിമ വേലക്ക് വർഷങ്ങൾ പിന്നിട്ടിട്ടും അറുതിയായില്ല ദുരൂഹ സാഹചര്യത്തിൽ ഉള്ള നിരവധി മരണങ്ങളും കാണാതാവലും തുടർക്കഥയായിട്ടും ഇഞ്ചി കൃഷിയിടങ്ങളിലേക്ക് സ്ത്രീകൾ അടക്കമുള്ള ആദിവാസികളുടെ വരവ് തുടർന്നുകൊണ്ടിരിക്കയാണ് കർണാടകയോട് ചേർന്ന വയനാട് അതിർത്തി പഞ്ചായത്തുകളിൽ നിന്നും ആണ് ഇത്തരത്തിൽ ആദിവാസികളെ ജോലിക്കായി കൊണ്ടുപോകുന്നത തിരുനെല്ലി പുൽപ്പള്ളി അടക്കമുള്ള പഞ്ചായത്തുകളിലെ ആദിവാസികളെയാണ് ഇപ്പോഴും കൃഷിക്കായി കുട്ടാ ശ്രീമംഗലം ക്ഷാമംഗലം മടിക്കേരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്തരം സംഭവങ്ങൾ police station ൽ report ചെയ്യാൻ വന്ന നിർദ്ദേശം ഉണ്ടെങ്കിലും ഇതെല്ലാം ലംഘിക്കുകയാണ് മദ്യം മാത്രം പ്രതിഫലമായി നൽകുകയാണ് ഒരു കാലത്ത് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും

ആദ്യഘട്ടത്തിൽ കുട്ടികൾപ്പെടെയുള്ള ആദിവാസികളെ ജോലിക്കായി കടത്തിയിരുന്നത് കേരള കർണാടക സർക്കാരുകളുടെ ശക്തമായ ഇടപെടലുകളാണ് കൂട്ടത്തോടെയുള്ള കടത്തിന് വിരാമം ആയത് ആദിവാസികളെ താമസിപ്പിച്ച് ജോലി എടുപ്പിക്കുന്നതിന് എതിരെ കർണാടക police പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയതോടെയാണ് ഇത് അവസാനിച്ചത് ഇഞ്ചി പാടങ്ങളിൽ മരിച്ചവരെ സംബന്ധിച്ച് ബന്ധുക്കളും വിവിധ സംഘടനകൾ നൽകിയ പരാതികൾ ഇന്നും അന്വേഷണം പോലും ഇല്ലാതെ കിടക്കുകയാണ് മരിച്ചവരെയും കാണാതായവരെയും കുറിച്ച് കണക്കെടുക്കാൻ പോലും ഇന്നുവരെ അധികൃതർക്കായിട്ടില്ല വയനാട്ടിലെ നീതി വേദി എന്ന സംഘടന മരണപ്പെട്ടവരെയും കാണാതായവരെയും കുറിച്ച് നേരത്തെ പഠനം നടത്തിയിരുന്നു ഇത് സംബന്ധിച്ചുള്ള case ഇപ്പോഴും high ക്കോടതിയിൽ നടക്കുന്നുണ്ട് പതിനാല് വർഷത്തിനിടയിൽ വയനാട്ടിൽ നിന്നും കർണാടകയിലേക്ക് കൃഷി പണിക്കുപോയ തൊണ്ണൂറ്റി ഒമ്പത് പേർ മരിച്ചതായാണ് പഠനത്തിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച വരെയുള്ള കാലഘട്ടങ്ങളിലെ കണക്കാണിത് ഇവരിൽ മുപ്പത്തി നാല് പേർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി നീതി വേദിയെ പഠനത്തിൽ ചൂണ്ടിക്കാട്ടി പതിനഞ്ച പേർക്ക് സ്വാഭാവിക മരണം സംഭവിച്ചപ്പോൾ അഗ്നാതരോഗം കാരണം പതിനാല് പേർ മരിക്കുകയുണ്ടായി ഏഴു പേര് കാണാതാവുകയും പതിനാറ് പേർ രോഗികളായി തിരിച്ചറി തിരിച്ചെത്തിയതായും നീതി വേദി കണ്ടെത്തിയിരുന്നു മരണപ്പെട്ടവരും കാണാതായവരും കൂടുതൽ പണി പണിയ വിഭാഗക്കാരാണ് കുറുമ അടിയ വിഭാഗക്കാക്കാരും ഉണ്ട് തൊഴിലിടങ്ങളിൽ ലൈംഗിക ചൂഷണം കുറഞ്ഞ പ്രതിഫലം നൽകി കൂടുതൽ ജോലി ചെയ്യിക്കൽ മദ്യം നൽകൽ കൃഷിയിടങ്ങളിൽ സുരക്ഷിതത്വം ഇല്ലാത്ത കീടനാശിനി പ്രയോഗം എന്നിവയെല്ലാം ആദിവാസികളെ കൊണ്ട് നടത്തിക്കുന്നതായി നീതി വേദി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു മറ്റു ചില സംഘടനകളും ഇതു സംബന്ധിച്ച് പഠനം നടത്തി അധികാരികൾക്ക് report സമർപ്പിച്ചിരുന്നെങ്കിലും നടപടികൾ നിലച്ചിരിക്കുകയാണ് കുമരകം കരിമീൻ കിട്ടാനില്ല തീൻമേശയിൽ ആന്ധ്ര കരിമീൻ പതിമൂന്നു വർഷങ്ങൾക്കു മുമ്പ് കുമരകത്തിൽ സ്ഥാപിച്ച രാജ്യത്തെ ആദ്യ മത്സ്യപ്രചന കേന്ദ്രം നാശത്തിന്റെ വക്കിൽ ലോകപ്രശസ്തമായ കുമരകം കരിമീൻ കിട്ടാതായതോടെ ഇന്ന് തീൻമേശയിൽ ഇടം പിടിക്കുന്നത് ആന്ധ്ര കരിമീനുകളാണ് തിരക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച മുതൽ അറുന്നൂറ്റി ഏഴുവത്തി അഞ്ച രൂപ വരെ നൽകിയാണ് കുടുംബങ്ങളും കുടുംബങ്ങളും ഇവ വാങ്ങിക്കുന്നത് വേമ്പനാട്ടുകാരിലെ അതിസംഗീർണമായ മാലിന്യ പ്രശ്നം മുന്നിൽകണ്ട് സംരക്ഷിക്കാൻ പതിനൊന്ന് ലക്ഷം രൂപ മുതൽമുടക്കി മത്സ്യപ്രചന പദ്ധതിയാണ് അധികൃതരുടെ അനാസ കൊണ്ട് വെറുതെയായത് കായലിൽ പതിനാല് കൃത്രിമ ദ്വീപുകൾ നിർമിച്ചാണ് മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി സ്വാഭാവിക അവസവ്യവസ്ഥയെ ഒരുക്കിയത് concrete ചളി നിറച് അതിൽ കൽമരങ്ങൾ വച്ചുപിടിപ്പിച്ചതാണ് കൃത്രിമ ദ്വീപ് സ്ഥാപിച്ചത് ആയിരത്തി അന്നൂർ തെങ്ങിൻ കുറ്റികളും ആയിരത്തി അന്നൂർ concrete സ്ട്ര നാല്പത് road പാറയും നടക്കുന്നതിനായി രണ്ടര ലക്ഷം ചിരട്ടയോ ലോക നാളിക ലോക നാളികേര ദിനം സംസ്ഥാന തല ഉദ്ഘാടനം ഇന്ന് ലോക നാളികേര ദിനം ത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത് നടക്കു സംസ്ഥാനം നാളികേര വികസന corporation കൃഷി വകുപ്പ്

ഉൽപാദനത്തിന് പ്രോത്സാഹനം എന്നവയുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് നടത്തുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് seminar കൾ ചർച്ചകൾ പ്രദർശനവും തീരപ്രദർശനവും clinic എന്നിവ നടക്കും നാളികേര ഉൽപാദന സാങ്കേതിക വിദ്യകൾ ഉത്പന്ന വൈവിധ്യവൽക്കരണം ഉൽപാദനം വിപണം എന്നീ വിഷയങ്ങളിൽ കാസർകോട്ടെ

ജില്ലാ പഞ്ചായത്ത് president സുഹറ മുമ്പാട് മലപ്പുറം നഗരസഭ chair manKP മുസ്തഫ നാളികേറി വികസന corporation chair man സഭാ വിൽപ്പറ്റ കൃഷി director ആർ അജിത് കുമാർ നാളികേര വികസന corporation managing director അശോക് കുമാർ സെക്കൻഡ് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രം director doctorKC മലപ്പുറം principle കൃഷി officer എന്നിവർ പങ്കെടുക്കും ജയനെ സഹായിക്കാൻ ചെക്കുന്ന പുഴയടക്കം നിരാലംബനായ രോഗിയെയും കുടുംബത്തെയും സഹായിക്കാൻ നാട്ടുകാർക്കൊപ്പം സയിദ് സാദിഖലി ശിഹാബ് തങ്ങൾ അണി ചേർന്നു ഇരു വൃക്കകളും തകരാറിലായ തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആറാം ward കൃഷ്ണൻ മാനസിക ദമ്പതികളുടെ മകൻ ജയന്റെ മാനസിക രോഗികളായ കുടുംബാംഗങ്ങളുടെയും ചികിത്സ സഹായത്തിനാണ്

ഇരുപത്തിനാല് ലക്ഷത്തി എമ്പതി അഞ്ചായിരത്തി നാന്നൂറ്റി പത്തൊമ്പത് രൂപ പിരിച്ചെടുത്തത് ഇന്നലെ രാവിലെ ഒമ്പത് മുതലാണ് ധനസമാഹരണം ആരംഭിച്ചത് ധനസഹാരണ പങ്കാളിയാകാൻ തങ്ങൾ ഒരു മണിയോടെയാണ് തൃക്കുന്നപുഴയിലെത്തിയത് പാനൂർ പുത്തൻപുരക്കൽ junction ൽ നടന്ന ധനസമാഹരണത്തിൽ പങ്കാളിയായ അദ്ദേഹം തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ ജയ ചികിത്സ സമാഹരണത്തിന്റെ പുരോഗതി വിലയിരുത്തിയതിനു ശേഷമാണ് മടങ്ങിയത് അറുപത്തിഎട്ട് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പിരിവ് തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്ന ജയന്റെ ജീവൻ നിലനിർത്താൻ അഞ്ചു തവണ medical college ൽ dialysis നടത്തിയിരുന്നു വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചിലവ് സഹോദരി വൃക്ക നൽകാൻ തയ്യാറായിട്ടുണ്ട് ഇടുക്കി dam സന്ദർശകർക്കായി തുറന്നു ഇടുക്കി ചെറുതോണി dam കൾ സന്ദർശകർക്കായി തുറന്നു നൽകി ഇന്നലെ രാവിലെ ഒമ്പതേ മുപ്പതിന് ചെറുതോണി dam കവാടത്തിൽ ചേർന്ന ചടങ്ങിൽ റോഷി അഗസ്റ്റിൻ MLA സന്ദർശകർ ആദ്യ pass നൽകി ഈ മാസം മുപ്പത് വരെയാണ് സന്ദർശകനുമതി കുട്ടികൾക്ക് അഞ്ചു രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയുമാണ് ticket നിരക്ക് boating നു ആയി രണ്ടു boat കൾ dam ൽ ഉണ്ട് അഞ്ചുപേർ അടക്കുന്ന team നെ പതിനഞ്ച minute boating ന് അറുന്നൂർ രൂപയാണ് charge പ്രത്യേക സുരക്ഷാക്രമീകരണങ്ങൾ ഇതിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു സമാധിക്ക് സമീപത്തുനിന്ന് dam ലേക്കുള്ള road ൽ ഒരു വശത്തേക്കുള്ള ഗതാഗതമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ചെറുതോണി dam കവാടത്തിൽ ലഭിച്ചിരുന്ന വാഹനങ്ങൾ medical college കവാടത്തിലൂടെ പുറത്തേക്ക് പോകത്തക്ക വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് വാഹനങ്ങൾക്ക് park ചെയ്യുന്നതിനുള്ള സൗകര്യം ഇടുക്കി IDAground ലാണ് ഇടുക്കി dam ൻറെ താഴെ ഭാഗത്തും സഞ്ചാരികൾക്ക് ആർച്ച arch dam ന്റെ മനോഹാരിത ആസ്വദിക്കാൻ ആകും ചെറുതോണി ഇടുക്കി dam കൾ കൂടാതെ hill view park ക്കും സഞ്ചാരികളെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു ശിഹാബ് തങ്ങൾ സ്മാരക പ്രഭാഷണം പതിനഞ്ചിന് institute for mino minority studies and social action delhi forum സംഘടിപ്പിക്കുന്ന അഞ്ചാമത് ശിഹാബ് തങ്ങൾ സ്മാരക പ്രഭാഷണം ഈ മാസം പതിനഞ്ചിന് JNU ൽ നടക്കും US ലെ duke university മതകാര്യ വിഭാഗം emirates professor ലോറൻസ് പ്രഭാഷണം നടത്തും chairman സെയ്ത് മുനവ്വറലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിക്കും JNU ലെ school of social auditorium ത്തിൽ വൈകിട്ട് നാലിനാണ് ചടങ്ങ് യോഗത്തിൽ സൈതലവി ഹുദവി മജീദ് OP മുഹമ്മദ് ഹുദവി മടപ്പള്ളി അഫ്സൽ ബീവി ജലീൽ PK സിറാജ് ഹുദവി അബ്ദുല്ലാഹി അനസ് NC അബ്ദുറസാഖ് ഹുദവി ഇക്ബാൽ പാവാട് അബ്ദുൽ ഹുദവി ജുബൈർഷി എന്നിവർ പങ്കെടുത്തു റെയിലിന് വൻ തോൽവി പാരിസ് laliga യിൽ വമ്പൻമാരായ real madrid ന് റയൽ അട്ടിമറിച്ചു രണ്ടിനെതിരെ നാലുഗോളുകൾക്കാണ് വിജയം അതേസമയം കരുത്തരായ ബാർസലോണ ഒറ്റ ഗോളിന് കീഴടക്കി പരിക്കേറ്റ super താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരത്തിൻ ഇറങ്ങാത്തത് റയലിന്റെ പ്രകടനത്തെ സാരമായി ബാധിച്ചു എന്നാണ് നമ്മോട് പറഞ്ഞത്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 ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ metro നഗരങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ്, ഇതിൻറെ ഔദ്യോഗിക നാമം ദേശീയ തലസ്ഥാന പ്രദേശം national capital territory എന്നാണ്. രാജ്യത്തിൻറെ തലസ്ഥാനം എന്ന നിലയിൽ പ്രത്യേക പദവിയാണ് ഡൽഹിയ്ക്കുള്ളത് ന്യൂഡൽഹി, ഡൽഹി, ഡൽഹി cantonment എന്നിങ്ങനെ മൂന്ന് നഗരപ്രദേശങ്ങളും കുറച്ച് ഗ്രാമപ്രദേശങ്ങളും ചേരുന്നതാണ് ഡൽഹി സംസ്ഥാനം. ഡൽഹിയെ കൂടാതെ സമീപ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശിലെ നോയിഡ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 രാജസ്ഥാനിലെ ആൾവാർ എന്നീ പ്രദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ദേശീയ സംസ്ഥാന മേഖല എന്നറിയപ്പെടുന്ന സ്ഥലം ഈ നഗരങ്ങൾ ഡൽഹിയുടെ ഉപ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 വിസ്തീർണവും പതിനേഴ് ദശലക്ഷം ജനസംഖ്യയുള്ള ഡൽഹി ചരിത്രപരമായും രാഷ്ട്രീയപരമായും

പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഭരണ സൗകര്യത്തിനായി ഇന്ത്യയുടെ ത തലസ്ഥാനം ഡൽഹി ആക്കുക ആയിരുന്നു, ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു പുതിയ നഗരമായി ന്യൂഡൽഹി രൂപകൽപ്പന ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി നാൽ~നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ന്യൂഡൽഹി സ്വതന്ത്ര ഇന്ത്യയുടെ തലസ്ഥാനമായി. ഡൽഹിയുടെ വികാസത്തിന് ശേഷം മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് കുടിയേറി അങ്ങനെ ഡൽഹി ഒരു മിശ്ര സംസ്കാരപ്രദേശമായി മാറിയിരിക്കുന്നു. ഡൽഹി എന്ന പദത്തിന്റെ ഉത്ഭവം എങ്ങനെ എന്ന് ഇപ്പോഴും കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ദിലു എന്ന അൻപത് BC കാലഘട്ടത്തിലെ മൗര്യ രാജാവി, ൻറെ പേരിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് എന്നാണ് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് അദ്ദേഹമാണ് ഡൽഹി എന്ന നഗരം സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു. ഹിന്ദി പ്രാകൃദ് പദമായ ദില്ലി english തുവർ രാജവംശചർ ഉപയോഗിച്ചിരുന്നു ഇത് ഈ നഗരത്തെ പ്രതിനിധീകരിച്ച് ഉപയോഗിച്ചിരുന്നു. അന്ന് തുവർ വംശജർ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളെ ദോൽ ദേഹിലി വാൽ എന്ന് വിളിച്ചിരുന്നു ദില്ലി എന്ന പദത്തിൽ ദഹ്‌ലീഫ് എന്ന പദത്തിൻറെ രൂപമാറ്റം എന്നാണ് എന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഡൽഹി നഗരത്തിൻറെ യഥാർത്ഥ പേര് ദില്ലിക എന്നായിരുന്നു എന്ന് അതിൽ നിന്നാണ് ഈ പദം വന്നത് എന്നും അഭിപ്രായമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അധികം ചരിത്ര പ്രാധാന്യമുള്ള നഗരങ്ങളിൽ ഒന്നാണ് ദില്ലി.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 ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ ഒട്ടാകെ നോക്കിയാലും ഇത്തരത്തിലുള്ള നാലെണ്ണം മാത്രമേയുള്ളൂ ക്രിസ്തുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ദില്ലിയിലെ ആദ്യ നഗരമായ ഇന്ദ്രപ്രസ്ഥം സമൃദ്ധി പ്രാപിച്ചിരുന്നു. പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യം ദില്ലി തോജർ രജപുത്രരുടെ തലസ്ഥാനമായതോടെയാണ് ദില്ലി ഒരു ചരിത്ര പ്രാധാന്യമുള്ള പട്ടണമായി രൂപാന്തരപ്പെടുന്നത്. ഇതേ നൂറ്റാണ്ടിൻറെ മധ്യത്തോടെ അജ്മീറിലെ ചൗഹാന്മാർ രാജപുത്രരെ പരാജയപ്പെടുത്തി ദില്ലി പിടിച്ചടക്കി. കോമരരുടെയും ചൗഹാരന്മാരുടെയും കാലത്ത് ദില്ലി ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. ആയിരത്തി തൊള്ള ആയിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മുഹമ്മദ് ഗോറി രാജപുത്ര രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാനെ രണ്ടാം തരാവോറി യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ഇതിനെ തുടർന്ന് ഗോറിയുടെ ഒരു സേനാ നായകനായിരുന്ന കുത്തബുദ്ധീൻ അയുബത്തിന്റെ നേതൃത്വത്തിൽ അടിമ രാജവംശം ദില്ലിയിൽ അധികാരത്തിൽ എത്തുകയും ചെയ്തു. ഇതിന് ശേഷം നാല് മുസ്ലിം രാജവംശങ്ങൾ ദില്ലി കേന്ദ്രീകരിച്ച് ഭരണം നടത്തുകയും ചെയ്തു. ഈ അഞ്ച് സാമ്രാജ്യങ്ങളെ പൊതുവായി ദില്ലി സുൽത്താനത്ത് എന്നറിയപ്പെടുന്നു. പിന്നീട് ചെറിയ കാലയളവുകളിൽ ഒഴികെ ദില്ലി തന്നെയായിരുന്നു ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയ കേന്ദ്രം. .

രാജവംശങ്ങൾ ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പേർഷ്യയിലെ തിമൂർ ദില്ലി ആക്രമിച്ച് കൊള്ളയടിച്ചു. ഇതോടെ സുൽത്താന്മാരുടെ ഭരണത്തിന് കാര്യമായ ക്ഷയം സംഭവിച്ചു. അവസാന സുൽത്താൻ വംശമായിരുന്ന ലോധി രാജവംശത്തിലെ ഇബ്രാഹിം ലോധിയെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ബാബർ മുഗൾ സാമ്രാജ്യത്തിന് ആരംഭം കുറിച്ചു. ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് നാൽപത് കാലഘട്ടത്തിൽ ബാബറുടെ പിൻഗാമി ആയിരുന്ന ഹുമയൂണിനെ തോൽപ്പിച്ച് ഷേർഷാ സൂര്യ ദില്ലി പിടിച്ചടക്കിയെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ ഷേർഷായുടെ പിൻഗാമികളെ പരാജയപ്പെടുത്തി, ഹുമയൂൺ തന്നെ അധികാരത്തിൽ എത്തി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ മുഗൾ ചക്രവർത്തി അക്ബർ തലസ്ഥാനം ആഗ്രയിലേക്ക് മാറ്റി. എന്നാൽ ആയിരത്തി അറുനൂറ്റി അൻപതിൽ ഷാജഹാൻ ദില്ലിയിൽ ഷാജഹാനാബാദ് എന്ന ഒരു പുതിയ നഗരം പണിത് തലസ്ഥാനം വീണ്ടും ദില്ലിയിലേക്ക് മാറ്റി. ആയിരത്തി എഴുനൂറ്റി മുപ്പത്തി ഒൻപതിൽ പേർഷ്യയിലെ നാദിർഷ ദില്ലി ആക്രമിച്ച് കൊള്ള അടിക്കുകയും അവിടുത്തെ ജനങ്ങളെ എല്ലാം കൊന്നൊടുക്കുകയും ചെയ്തു. ഇതിന് ശേഷം ഏതാണ്ട് ഇരുനൂറ് വർഷക്കാലം ദില്ലി ഒരു പ്രധാന പ്രാധാന്യമില്ലാത്ത നഗരമായി മാറി. പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദില്ലിയുടെ നിയന്ത്രണം british കാരുടെ കയ്യിലായി. ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ british കാർ കൊൽക്കത്തയിൽ നിന്നും ദില്ലിയിലേക്ക് തലസ്ഥാനം മാറ്റുന്നതോടെയാണ് ദില്ലിക്ക് വീണ്ടും രാഷ്ട്രീയ പ്രാധാന്യം കൈവരിച്ചത്. ഇതിന് ശേഷം പഴയ ഡൽഹിയുടെ ചില ഭാഗങ്ങൾ ന്യൂഡൽഹിയുടെ നിർമ്മാണത്തിന് വേണ്ടി പൊളിക്കുകയും ചെയ്തു. british വാസ്തു ശില്പിയായ റെഡ് ഇൻ ലൂട്ടെ ആണ് ന്യൂഡൽഹിയിലെ പ്രധാന ഭാഗങ്ങളുടെ കെട്ടിടങ്ങളും രൂപകല്പന പിന്നീട് ചെയ്തത്. പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യവും വിഭജനവും കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ സർക്കാരിൻറെ ഔദ്യോഗിക ആസ്ഥാനമായി ന്യൂഡൽഹി പ്രഖ്യാപിക്കപ്പെട്ടു. തലസ്ഥാന നഗരമായി പറയപ്പെടുന്നത് ന്യൂഡൽഹി ആണെങ്കിലും അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂഡൽഹിയും പുരാതന ദില്ലി ഉൾപ്പെടുന്ന ഡൽഹി municipal corporation നും ഡൽഹി cantonment ചേർന്നുള്ള നഗര പ്രദേശങ്ങളും കൂടിയാണ് കൂടിയതാണ്. ഇത് ഡൽഹി നഗര സമൂഹം എന്നറിയപ്പെടുന്നു. രണ്ടായിരത്തി ഒന്നിലെ കാണേശുമാരി പ്രകാരം ഒന്നേ point ഇരുപത്തൊൻപത് കോടി ജനസംഖ്യയുള്ള ഈ നഗര സമൂഹം മുംബൈ നഗര സമൂഹം കഴിഞ്ഞാൽ ജനസംഖ്യയിൽ ഭാരതത്തിലെ ഏറ്റവും വലിയതാണ്

കണക്കാക്കപ്പെടുന്നത് പ്രധാന നഗരങ്ങളുടെ സംക്ഷി പ്ത വിവരണം താഴെ കാണാം british ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയതിന് ശേഷം എഡ്വേഡ് ലൂട്ടൻ എന്നയാൾ രൂപകല്പന ചെയ്തതാണ് ന്യൂഡൽഹിയുടെ പ്രധാന ഭാഗങ്ങൾ എല്ലാം തന്നെ രാഷ്ട്രപതി ഭവൻ, പാർലമെൻറ് മന്ദിരം, ഇന്ത്യാഗേറ്റ്, മന്ത്രാലയങ്ങൾ കൊനാട്ട് place തുടങ്ങിയ ഇവ ന്യൂഡൽഹിയിലാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലത്തെ ബിർള ഭവനവും ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലവും ന്യൂഡൽഹിയിൽപ്പെടുന്നു.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 മാത്രമുള്ള ഒരു ഭരണസമിതിയാണ് ന്യൂഡൽഹി municipal council നെ നിയന്ത്രിക്കുന്നത്. ഡൽഹിയുടെ പുരാതന ഭാഗങ്ങളെ കൂടാതെ പ്രധാന നഗരങ്ങളിൽ ഭാഗങ്ങളെല്ലാം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 ണങ്ങൾ ആണ് പാണ്ഡവരുടെ തലസ്ഥാനമായിരുന്ന ഇന്ദ്രപ്രസ്ഥം മുതൽ മുഗൾ ചക്രവർത്തിമാരുടെ തലസ്ഥാനങ്ങൾ വരെ ഏഴ് തലസ്ഥാന നഗരങ്ങളും ഉണ്ടായിരി ഇരുന്നതായി കണക്കാക്കപ്പെടുന്നു.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 ജനസാന്ദ്രത കൂടിയവ ആണെങ്കിലും താരതമ്യേനെ താമസിച്ച് വികാസം പ്രാപിച്ചവയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട corporation council ആണ് നിഗരത്തിൻ നഗരത്തിന്റെ ഭരണം കൈയാളുന്നത്. Hello, hello, hello good good morning good morning ma'am എൻറെ പേര് നന്ദാ എന്നാണ് ഇത് ഇന്ത്യൻ ബാങ്ക് അല്ലെ?

Registration. Thank you ma'am. details yes maam ഇത് yes maam എനിക്കിത് salary അക്കൗണ്ടാണ് ആഹ് അപ്പൊ എനിക്ക് ഏർ ഇത് two years ആയിട്ട് ഞാൻ ഞാൻഎനിക്ക് ഇത്ര one and half year ആയതൊള്ളൂ എനിക്ക് salary അക്കൗണ്ടായിട്ട് ഈ ബാങ്കിൽ ഞാൻ